അതെ സുഖമായിട്ടിരിക്കുന്നു. അവിടെയും സുഖം ആണ് എന്നു വിശ്വസിക്കുന്നു . യത്തേഭ അതേ സുഖമായിട്ട് ഇരിക്കുന്നു . അപ്പോൾ ഞാൻ ഇപ്പൊ വിളിച്ചത് നമുക്ക് കൃഷിയെ കുറിച്ച് കുറച്ച് സംസാരിക്കാൻ വേണ്ടിയിട്ടാണ്.അപ്പോൾ താങ്കൾ കൃഷി ചെയ്യാൻ വേണ്ടിയിട്ട് ഒക്കെ ഇഷ്ടപ്പെടുന്നുണ്ടോ? അതെ ഞാൻ എന്റെ ഒഴിവു സമയങ്ങളിൽ ഒക്കെ കൃഷികൾ ചെയ്യാറുണ്ട്.

അതേ പഠിച്ചു കഴിഞ്ഞു ഇപ്പോ ഒരു ജോലി നോക്കി ശ്രേമിച്ചു കൊണ്ടിരിക്കുന്നു .

അപ്പോൾ ഒഴുവുസമയങ്ങളിൽ കൃഷി ചെയ്യാം എന്ന് പറയുമ്പോൾ താങ്കളുടെ വിനോദമാണോ കൃഷി എന്ന് പറയുന്നത്.

അങ്ങനെ അവർക്ക് അതൊന്നു മനസ്സിലാക്കുന്നില്ല നമ്മൾ തന്നെ ചെയ്തെടുക്കണം കൃഷി ചെയ്ത് എടുത്ത് നമ്മൾ കഷ്ടപ്പെട്ട് കഴിക്കണം എന്നുള്ളത് ഇന്നത്തെ തലമുറയ്ക്ക് അങ്ങനെയൊരു ചിന്തയേ വരുന്നില്ല. അതെ അതെ അതായത് നമ്മൾക്ക് സ്വന്തമായിട്ട് കൃഷി ചെയ്ത് കഴിക്കാനുള്ള ഒരു താല്പര്യം ഇന്നത്തെ തലമുറ കാണിക്കുന്നില്ല. എന്നാൽ ഇങ്ങോട്ട് ഇറക്കുമതി ചെയ്യുന്ന പച്ചക്കറികൾ കൂടുതൽ ഉപയോഗിക്കുന്നുണ്ട് അല്ലേ? അപ്പോൾ നമുക്ക് ഇറക്കുമതി ചെയ്യുന്ന പച്ചക്കറികൾ

ആ ഒരു പരുതി വെച്ച് നോക്കിയാൽ ഒട്ടും വിശ്വസിക്കാൻ പറ്റത്തില്ല കാരണം മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നു വരുന്നത് വിഷ പച്ചകറികൾ ആണ് വിഷം അടിച്ച് കീടനാശിനികൾ ഒക്കെ കൂടുതലും തളിച്ച് പച്ചകറികൾ ആണ് വരുന്നത് അപ്പോൾ നമുക്ക് അത്

മനസ്സ് അറിഞ്ഞ് വിശ്വസിച്ച് അത് കഴിക്കാൻ കഴിക്കാൻ പറ്റില്ല അത് കഴിച്ച് കഴിഞ്ഞാൽ അതേ അതേ നമ്മളെ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന ചെറിയ ചെറിയ കൃഷികൾ ചെയ്യുക . ആ ഒരു കാരണം കൊണ്ടു തന്നെ ആണോ താന് കൃഷി ഒരു വിനോദം ആക്കിയത് അപ്പോൾ എന്തൊക്കെയോ കൃഷിയാണ് ചെയ്യുന്നത്. നമ്മുടെ വീട്ടിലേക്ക് വേണ്ട എല്ലാ പച്ചക്കറികളും നമ്മൾ തന്നെ ഉൽപാദിപ്പിക്കുക . അതെ അല്ലെ അതായത് എല്ലാ പച്ചകറികളും നമ്മള് വീട്ടിൽ ഉപയോഗിക്കുന്ന എല്ലാത്തരം പച്ചക്കറികളും എല്ലാ പച്ചകറികളും എന്നു വെച്ചാൽ വെണ്ടയ്ക്ക ,തക്കാളി അങ്ങനെ ചീരാ ,വാഴ

ഇങ്ങോട്ടേക്ക് കയറ്റുമതി ചെയ്യുന്നത് അപ്പോ അതിന്റെ ഒരു ഒരു നമ്മൾ അതിനെ ഒന്നു ഒരു വട്ടം നമ്മൾ അതിന്റെ ദോഷഫലങ്ങൾ നമ്മൾ സാക്ഷി ആയത് ആണ് എവിടെ ആണ് നമ്മൾ എൻഡോസൾഫാൻ തളിച്ച ഒരു പ്രശ്നം ഉണ്ടാരുന്നല്ലോ

അപ്പോൾ അന്നും അതിന്റെ ഒരു ദോഷഫലം ഇപ്പഴും ഇവിടെ നിലനിൽക്കുന്നുണ്ട് ഇന്നത്തെ ഒരു തലമുറ ജനിക്കുന്നതിലും ആ ഒരു ഫലം വരുന്നുണ്ടല്ലേ? അതേ അപ്പോൾ

നമ്മൾ എത്ര ബോധവൽക്കരണം നടത്തിയാലും എത്രയൊക്കെ? കാണിച്ചു കൊടുത്താലും ആൾക്കാർക്ക് ഇത് ഇങ്ങനെ നടക്കുന്നുണ്ടെന്ന് കാണിച്ച് കൊടുത്താലും അത് അവർ ആ ഒരു നിമിഷത്തേക്ക് മാത്രംശ്രദ്ധിക്കും . അതിനു ശേഷം അവർ വീണ്ടും അവരുടെ കാര്യങ്ങളിലേക്ക് തിരിയാണ് ച്ചെയുന്നെ തിരിയുകയാണ് ചെയ്യുന്നെ അപ്പോൾ താങ്കൾക്ക് അറിയുന്ന പോലെ ഇതുപോലെ തന്നെ ആ വീട്ടിൽ കൃഷി ചെയ്യുന്ന എത്ര പേരെ നിങ്ങൾക്ക് അറിയാം. നിങ്ങളുടെ കൂട്ടത്തിൽ ആരെങ്കിലും അങ്ങനെ ഉണ്ടോ ?

കൃഷി ചെയ്യാറുണ്ട് അല്ലേ അപ്പോൾ നമുക്ക് പിന്നെ എന്താ ചെയ്യാൻ പറ്റുന്ന കൃഷി കൂട്ടാൻ നമുക്ക് എന്തെങ്കിലും ബോധവൽക്കരണങ്ങൾ കൊടുക്കാൻ അല്ലേ. അതായത് കൃഷി ചെയ്യുന്നത് നല്ലതുപോലെ നമ്മൾ പണ്ട് നമ്മുടെ നാട്ടിൽ നമ്മൾ

കൂടുതലും കയറ്റുമതിയാണ് ചെയ്തുകൊണ്ടിരുന്നത് ഒരു കാലത്ത്എന്നാ ഇന്നത്തെ കാലത്ത് നമ്മൾ കൂടുതലും ഇറക്കുമതിയാണ് ചെയ്യുന്നത് അല്ലെ? അപ്പോൾ നമ്മൾ ഒരു പരിധി വരെ നമുക്ക് ആശ്രയിക്കേണ്ടി വരും

കാരണം എല്ലാ കാര്യങ്ങളും നമുക്ക് നമ്മുടെ വീട്ടിൽ തന്നെ കൃഷി ചെയ്യാൻ പറ്റാത്ത കുറെ കാര്യങ്ങളുണ്ട്. എന്നാലും നമ്മൾ നമ്മളാൽ കഴിയുന്ന വിധം വീട്ടിൽ കൃഷികൾ ചെയ്തത് വീട്ടിലെ ഭക്ഷണം തന്നെ സുരക്ഷിതമായി കഴിക്കാൻ ശ്രമിക്കണം. വളരെ നന്ദി സംസാരിച്ചതിന് .